വലതു ഫാഗത്തായി കുറേ ഇഷ്ടികകൾ അടുക്കി വച്ചിരിക്കുന്നതും കാണാൻ സാധിക്കുന്നു.

അവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്.

മുകളിലായി ഒരു ഫാനും ലൈറ്റും ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു.

ഒരു പാത്രവും അതിൽ കുറച്ച് മീനുകളെയും കാണാൻ സാധിക്കുന്നു.

ഇടതുവശത്തായി ഒരു സൈക്കിൾ ഇൻ്റെ പകുതി കാണാൻ സാധിക്കുന്നുണ്ട്.

വെള്ള മഞ്ഞ പിങ്ക് നിറത്തിലുള്ള മൂന്ന് ഐസ്ക്രീം ബോളുകൾ കാണാൻ സാധിക്കുന്നു.

വലതു വശത്തെ ഫിത്തിയിൽ ബ്ലാക്ക് ബോർഡും നമുക്ക് കാണാൻ സാധിക്കുന്നു.